ഇങ്ങള് കണ്ണൂരുള്ള ഇ ഇവരല്ലേ?

ആഹ് പിന്നെയെനിക്ക് ഞാനേ ഇപ്പൊ വിദ്യാഭാസത്തിന്ന് അപ്ലൈചെയ്യാൻ ഏഷ് നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തയല്ലെ?

ആഹ് ഞാ ഞാന് എസ്എൽസി എചെയ്ത് ഡിഗ്രികംപ്ലീറ്റ് ചെയ്തതാ ഇപ്പൊ പി ഡിഗ്രികംപ്ലീറ്റ് ചെയ്‌തിപ്പൊ

പീജികൊടുത്തേക്കുവാന്ന്. ഉം അപ്പൊ പറാ നിനക്കെന്താ സംശയെന്നാ?

അല്ല ഇന്നത്തെവിദ്യാഭാസ അഅതായത് പിന്നെ നിന്റെകൂടുള്ള ആൾക്കാരൊക്കെപ്പവിധിയും പിന്നെ ഇപ് ഇപ്പഴേഇവിടെപോയിപഠിക്കുന്നൊക്കെ ഏഹ് ജോലിക്ക്പോയി ജോലിനോക്കിപോക്കാണ്. അവരോരുടെ വിദ്യാഭാസംകൊണ്ടൊന്നും വല്യ കാര്യല്ലാ. ഇപ്പളേ ജോലിഎടുത്തുകഴിഞ്ഞാല് കാരണം അത്രത്തോളം പൈസയുണ്ടാക്കിയാല്

എന്റെയൊരഭിപ്രായത്തില് വെർദ്ദേ പറയാണെന്ന്തോന്നൂട്ടാ കുറച്ചെങ്കിലും പട്നയില്ലെങ്കലെ എന്തായാലും നല്ല പെണ്ണൊന്നുംകിട്ടൂല്ല എല്ലഫസ്റ്റെല്ലാവരുംചോദിക്യ ഡിഗ്രിയുണ്ടോന്നാണ്. ഇപ്പൊ അതായതിപ്പൊ ഏഹ് നമ്മൾടേ എന്റെകൂട്ടത്തിലെ കൂട്ടുകാരിലിൽപലരും

എന്താണ് കല്യാണത്തിനൊക്കെയിങ്ങനെമുതിരുമ്പൊ ചോദിക്കണ ഫസ്റ്റ്കാര്യം എന്താ ചെക്കെനെന്താജോലി, ര യാഹ് എത്രപഠിച്ചുയെങ്കി ഡിഗ്രിഏതെല്ലാള്ളെ പീജിയുണ്ടോന്നെല്ലാം. ഇനിനിങ്ങളൊക്കെവലുതായിട്ട് അതാണ് കല്യാണംകഴിക്കുന്നസമയാകുമ്പൊ എന്തായാലുംയെന്താണ് ഡിഗ്രിയുംപീജിയൊന്നുയില്ലാണ്ട് ഒന്നുംനടക്കൂല്ല ഉറപ്പാണ്.

അല്ല ഇപ്പത്തെ വിദ്യാഭാസത്തെക്കുറിച്ച് പറയാണെങ്കില് പിന്നേഹ് അങ്ങനെ പഠിക്ക അഇപ്പോൾ കല്യാണത്തിന്റെകാര്യാവുമ്പൊവലുതാവുമ്പൊത്തന്നെ ഇപ്പ ഇപ്പഴേപണിയെടുത്ത് നല്ലപൈസയുണ്ടാക്കിവെക്ക്. ക്യാഷുണ്ടാവും അഹ്പൈസയുംകൂടെ പിന്നെ അത്രവിദ്യാഭാസത്തിന് വലയപ്രാധാന്യംകൊടുക്കൂല്ലാന്നൊക്കെയെല്ലാരുംവിചാരം. വിദ്യാഭാസത്തിന് നല്ലപ്രാധാന്യണ്ട്തന്നെയാണ് എനിക്കുംതോന്നിയത്. കാരണം ഞാനെന്തായാലും പിന്നെ അത് അതിൻ്റ ഇതിചേരാൻപോവാണ്.

അല്ല നീയേത്കൊടുക്കാനാ അഹ് പ്ലസ്‌വൺപ്ലസ്ടു ഏത്കൊടുക്കാനാതീരുമാനം? ഏഹ് ഞാന് പിന്നെ ഇത്കൊടുക്കാനാതിരുമാട പ്ലസ്ടുകഴിഞ്ഞിട്ട്ഹ്യുമാനിറ്റീസ്. പ്ലസ്‌വൺപ്ലസ്ടു ഹ്യൂമാനിറ്റീസെടുക്കാൻ. നീ അങ്ങനല്ലാ അങ്ങനെയല്ലാ ഉം പിന്നെയെനിക്ക് മലയാളത്തില് മലയാളഭാഷയോട് കൂടുതലിഷ്‌ട്ടൊള്ളത്. അതായത് മലയാളത്തില് പിന്നെ എംഎ ഇതൊക്കെചെയ്യണംന്നാണ് ബിരുധംചെയ്യണംന്നാണ് എനിക്കാഗ്രഹം. നീ ഇതിന്റെ ജോലിസ്കോപ് എന്തെല്ലാനോക്കീട്ടുണ്ടോ? ഇത് എന്തെല്ലജോലിയാ ഇത്ചെയ്താകിട്ടാ ഏതെല്ലോം മ് പോസ്സിബിലിറ്റിഇതൊണ്ട്. ആഹ് ഞാനതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. പിന്നെയിങ്ങനെയെല്ലാരും ഏഹ് അന്വേഷിച്ചുകൊണ്ട്നിക്കുന്നെഒള്ളു. എന്താകൂടുതലയിനേപ്പറ്റി?

പിന്നെ ഇഇന്നത്തെകാലത്ത് വിദ്യാഭാസംന്നുള്ളത് പിന്നെ ഒര്സീറ്റുകിട്ട്കാണേതന്നെ അതായത് ഒര് സർക്കാർജോലി സർക്കാറ് സ്ഥാപനത്തില് ഹ്യൂമാനിറ്റീസെല്ലാം ഞഎന്റൊരുറിവിലെ ഇപ്പോ കൊമേഴ്‌സെല്ലാംചെയ്യണെങ്കില് ഡോക്ടറങ്ങനെ ആരീല് പോകാൻപറ്റും. ഡോക്ടർന്നുവെച്ചാ സാദാ അ പലരീതീലുണ്ട്. ആഹ് സാദാ ഡോക്ടറുമാവാം അതല്ലെങ്കില്

കൊമേഴ്‌സാണെങ്കില് എൻജിനിയറ്, ചാറ്റേർഡ്അക്കൗണ്ടന്റ് അങ്ങനെ ആഒരു ഫീൽഡ്. മ്മാസ്സ്‌വേർഡ്ഗുഡ്‌വിൽറിലേറ്റഡായിട്ടുള്ള

പിന്നെ മറ്റെആ നമ്മുടെ ഹ്യൂമാനിറ്റീസാണെങ്കിൽ ടീച്ചർ, ലാംഗ്വേജ്ട്രാൻസ്ലേഷൻ അങ്ങനത്തെയിങ്ങനെ അങ്ങനെ കുറേസ്കോപ്പാ കൂടുതലായിട്ടുള്ളെ.

ടീച്ചിങ് പഠിപ്പിക്കുകാ

പിന്നെഇന്നത്തെകാലത്ത് ഇദ്ദേഹ എങ്ങനെയും പൈസയൊണ്ടെങ്കിൽമാത്രം സീറ്റ് എഴുതിക്കിട്ടുന്ന പഠിക്കാൻഅവസരംകിട്ടുന്ന ആഅവസ്ഥയിലാള്ളത്.

എൻഎൻ്റെ പരിചയത്തിലുള്ളകുറേആൾക്കാര് അതായത് എന്റെനേരെഉമ്മാൻ്റേഹ് ഏഹ് ഫാമിലിയിൽവെട്ട എന്റെഉംഉമ്മേടെഫാമിലിയിൽപെട്ട കുറച്ചാൾക്കാരുണ്ട്.

ആഹ്ഒരു അഅ കുറച്ചാൾക്ക് ഒരുകുട്ടിയെന്താണ് എസ്എൽസിനല്ലമാർക്കുണ്ട്. എമ്പതിനുമേലെ എൺന്നസോറി തൊണ്ണൂറ്റി മൂന്നെന്തോപേഴ്‌സന്റെജുണ്ടായിരുന്നു എ തൊണ്ണൂറ്റിമൂന്ന്ശതമാനംമാർക്കുണ്ടായിട്ടുകൂടി എന്താണ് കോമേഴ്സിന്ഗവണ്മെന്റ്

സീറ്റ്കിട്ടീട്ടില്ല. തൊണ്ണൂറ്റഞ്ചിന്റെമേലെ വേണോന്ന് ഒര് അവര് ഓര്പറഞ്ഞു.

കൊമേഴ്സില് അല്ലാസോറി സയസയൻസ്‌കിട്ടുവാന്നുവെച്ചാ ഭയങ്കരപാടാ. ഗവണ്മെന്റ്സീറ്റിനായിട്ട്

പിന്നെഹ് പിന്നെയൊര് ഇതുള്ളതന്ന് വെച്ചാല് പിന്നെ ഇപ്പത്തെ ഇപ്പത്തൊരുതൊഴിലവസരഇതൊക്കെ വെച്ച്‌നോക്കുമ്പോ പിന്നേഹ് എനിക്കെനിക്ക് കഴിയുന്നെന്താണോ അതായത് അവൻ്റെ സാറ് എന്തിനാണോഎനിക്ക് കഴിവ്കൂടുതലുള്ളത് അതിനനുസരിച്ച് പഠിക്കുമ്പോ കൂടുതല് അവസരംകിട്ടുന്നൊള്ളൂന്ന്തോന്നുന്നല്ലെ

ഉം പഠിത്തമൊന്നുംകൂടി സെറ്റാവിണ്ടിണ്ടെന്തായാലും

പിന്നെയെല്ലാരും ഇതന്നെ. പാ എങ്ങനെയെങ്കിലൊക്കെ സെറ്റിലാ എങ്ങനെയെങ്കിലൊക്കെ നോക്കാനാനോക്കുന്നെ. ആഹ് ഞാനിപ്പൊ കുറച്ച്തിരക്കാഞാന് ഏഹ് എന്തായാലും കൊടുക്കുന്നതിനുമുമ്പായിട്ട് ഒന്നുംകൂടെഎന്നെ കോണ്ടാക്ട് ചെയ്യ്. ഞാൻനിനക്ക് കൂടുതൽകാര്യം പറഞ്ഞ്തരാം.